മനസ്സ് പറയുന്നത് അഞ്ചാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കു നമസ്കാരം
ഇന്ന് ദീപാവലിയുടെ പുണ്യദിനമാണ്
നിങ്ങൾക്കേവർക്കും അനേകം ദീപാവലി ആശംസകൾ
ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദാം
ശത്രുബുദ്ധിവിനാശായ ദീപജ്യോതിർനമോസ്തുതേ
എത്ര മഹത്തായ സന്ദേശമാണ്
പ്രകാശം ജീവിതത്തിൽ സുഖവും ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു
അത് വിപരീതബുദ്ധി ഇല്ലാതെയാക്കി സദ്ബുദ്ധിയേകുന്നു
അങ്ങനെയുള്ള ദിവ്യജ്യോതിക്ക് എന്റെ പ്രണാമം
നാം പ്രകാശത്തെ പ്രസരിപ്പിക്കുക സകാരാത്മകത പ്രസരിപ്പിക്കുക ശത്രുതാമനോഭാവത്തെ ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ നല്ല എന്തു ചിന്താഗതിയാണ് ഈ ദീപാവലിക്ക് സമർപ്പിക്കാൻ ഉണ്ടാവുക
ഇക്കാലത്ത് ലോകത്തെ പല രാജ്യങ്ങളിലും ദീപാവലി ആഘോഷിക്കപ്പെടുന്നുണ്ട്
ഭാരതീയ സമൂഹം മാത്രമല്ല മറിച്ച് പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകളും അവിടത്തെ പൌരന്മാരും അവിടത്തെ സാമൂഹിക സംഘടനകളും ദീപാവലി തികഞ്ഞ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കുന്നു എന്നതാണ് ഈ ആഘോഷത്തിന്റെ വൈശിഷ്ട്യം
ഇങ്ങനെ അവിടെ ഭാരതത്തിന്റെ ഒരു സൂക്ഷ്മ ലോകം കാട്ടിത്തരുകയാണ് ചെയ്യുന്നത്
സുഹൃത്തുക്കളേ ലോകത്ത് ആഘോഷവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം ഫെസ്റ്റിവൽ ടൂറിസത്തിന് അതിന്റെതായ ആകർഷണമുണ്ട്
ആഘോഷങ്ങളുടെ നാടായ നമ്മുടെ ഭാരതത്തിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിന് അതിന്റെതായ സാധ്യതകളുണ്ട്
ഹോളിയോ ദീപാവലിയോ ഓണമോ പൊങ്കലോ ബിഹുവോ എന്താണെങ്കിലും ആഘോഷങ്ങൾക്ക് പ്രചാരമേകാനും ആഘോഷങ്ങളുടെ സന്തോഷത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും ജനങ്ങളെക്കൂടി പങ്കെടുപ്പിക്കുവാനും നാം ശ്രമിക്കേണ്ടതാണ്
നമ്മുടെ നാട്ടിൽ എല്ലാ പ്രദേശങ്ങൾക്കും തങ്ങളുടേതായ വൈവിധ്യങ്ങളുള്ള ആഘോഷങ്ങളുണ്ട്
മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇവയോട് വിശേഷാൽ താത്പര്യം തോന്നുന്നു
അതുകൊണ്ട് ഭാരതത്തിൽ ഫെസ്റ്റിവൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തിനു പുറത്തു ജീവിക്കുന്ന ഭാരതീയരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഈ ദീപാവലിക്ക് വേറിട്ട ചിലതു ചെയ്യണമെന്ന് കഴിഞ്ഞ മൻ കീ ബാതിൽ നാം നിശ്ചയിക്കയുണ്ടായി
ഞാൻ പറഞ്ഞിരുന്നു വരൂ നാമുക്കെല്ലാം ചേർന്ന് ഇപ്രാവശ്യം ദീപാവലിക്ക് ഭാരതത്തിന്റെ സ്ത്രീശക്തിയും അതിന്റെ നേട്ടങ്ങളും ആഘോഷിക്കാം അതായത് ഭാരതത്തിന്റെ ലക്ഷ്മിയെ ആദരിക്കാം എന്ന്
നോക്കിയിരിക്കെ ഉടൻതന്നെ സമൂഹമാധ്യമങ്ങളിൽ അസംഖ്യം പ്രേരണയേകുന്ന കഥകൾ വളരെയേറെ പ്രത്യക്ഷപ്പെട്ടു
വാറംഗലിലെ കൊഡിപക രമേശ് നമോ ആപ് ൽ എഴുതി എന്റെ അമ്മ എന്റെ ശക്തിയാണ്
1990 ൽ എന്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്റെ അമ്മ അഞ്ച് മക്കളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു
ഇന്ന് ഞങ്ങൾ അഞ്ചു സഹോദരന്മാരും നല്ല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു
എന്റെ അമ്മയാണ് എന്നെ സംബന്ധിടത്തോളം ദൈവം എനിക്ക് എല്ലാമുണ്ട് അമ്മ ശരിക്കും ഭാരതലക്ഷ്മിയാണ്
രമേശ്ജീ അങ്ങയുടെ അമ്മയ്ക്ക് എന്റെ പ്രണാമങ്ങൾ
ട്വിറ്ററിൽ ആക്ടീവായിരിക്കുന്ന ഗീതികാ സ്വാമി പറയുന്നത് അവർക്ക് ബസ് കണ്ടക്ടറിന്റെ പുത്രിയായ അസം റൈഫിൾസിന്റെ ആൾവിമൻ വിഭാഗത്തിന്റെ നേതൃത്വം വഹിച്ച മേജർ കുശ്ബൂ കൻവർ ഭാരതലക്ഷ്മിയാണ്
കവിതാ തിവാരിക്ക് അവരുടെ മകൾ ഭാരതലക്ഷ്മിയും അവരുടെ തന്നെ ശക്തിയുമാണ്
തന്റെ മകൾ മികച്ച ചിത്രകാരിയാണെന്നതിൽ അവർക്ക് വലിയ അഭിമാനമാണ്
ആ മകൾ ക്ലാറ്റ് ക്ലാറ്റ് പരീക്ഷയിൽ നല്ല റാങ്ക് നേടുകയുണ്ടായി
അതേസമയം മേഘാ ജയിൻ എഴുതുന്നത് വർഷങ്ങളായി ഗ്വാളിയോർ റെയിൽവേ സ്റ്റേഷനിൽ സൌജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്ന 92 വയസ്സുള്ള ഒരു വൃദ്ധയെക്കുറിച്ചാണ്
മേഘാജീ ഈ ഭാരതലക്ഷ്മിയുടെ വിനയവും കരുണയും വളരെയധികം പ്രേരണയേകുന്നു
ഇതുപോലുള്ള അനേകം കഥകൾ ആളുകൾ ഷെയർ ചെയ്യുകയുണ്ടായി
നിങ്ങൾ തീർച്ചയായും വായിക്കണം പ്രചോദനം ഉൾക്കൊള്ളണം ഇതുപോലെ നിങ്ങളുടെ അടുത്തുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യൂ ഞാൻ ഈ എല്ലാ ഭാരതലക്ഷ്മിമാരെയും വിനയപൂർവ്വം നമിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ പതിനേഴാം നൂറ്റാണ്ടിലെ സുപ്രസിദ്ധ കവയിത്രി സാഞ്ചി ഹൊന്നമ്മ പതിനേഴാം നൂറ്റാണ്ടിൽ കന്നഡ ഭാഷയിൽ ഒരു കവിത എഴുതി
ആ കവിതയിലെ വികാരം അതിലെ വാക്കുകൾ ഇപ്പോൾ നാം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിലേ എഴുതി വയ്ക്കപ്പെട്ടു എന്ന ഒരു ബോധമാണ് നമുക്കു പ്രദാനം ചെയ്യുന്നത്
എത്ര മഹത്തായ വാക്കുകൾ എത്ര മഹത്തായ ഭാവവൈശിഷ്ട്യം എത്ര നല്ല ചിന്താഗതിയാണ് കന്നടഭാഷയിലെ ഈ കവിതയിലുള്ളത്
പൈന്നിദാ പർമെഗൊംഡനു ഹിമാവംതനു
പൈന്നിദാ ഭൃഗു പർചിദാനു
പൈന്നിദാ ജനകരായനു ജസുവലീദനൂ
അതായത് പർവ്വതരാജൻ ഹിമവാൻ തന്റെ മകൾ പാർവ്വതി കാരണം ഭൃഗുമുനി തന്റെ മകൾ ലക്ഷ്മി കാരണം ജനകരാജാവ് തന്റെ മകൾ സീത കാരണം പ്രസിദ്ധി നേടി
നമ്മുടെ പുത്രിമാർ നമ്മുടെ അഭിമാനമാണ്
ഈ പുത്രിമാരുടെ മാഹാത്മ്യം കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഒരു ബലപ്പെട്ട വ്യക്തിത്വുമുള്ളത് ഉജ്ജ്വലമായ ഒരു ഭാവിയുള്ളത്
പ്രിയപ്പെട്ട ജനങ്ങളേ 2019 നവംബർ 12 ന് ലോകമെങ്ങും ഗുരുനാനക് ദേവിന്റെ 550 ാം ജന്മവാർഷികം ആഘോഷിക്കപ്പെടും
ഗുരുനാനക് ദേവിന്റെ സ്വാധീനം ഭാരതത്തിൽ മാത്രമല്ല വിശ്വമെങ്ങുമുണ്ട്
ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മുടെ സിഖ് സഹോദരീ സഹോദരന്മാർ താമസിക്കുന്നുണ്ട് അവർ ഗുരുനാനക് ദേവിന്റെ ആദർശങ്ങളോട് പൂർണ്ണ സമർപ്പണമുള്ളവരാണ്
വാൻകൂവറിലെയും ടെഹ്റാനിലെയും ഗുരുദ്വാരകളിൽ ഞാൻ പോയത് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല
നിങ്ങളുമായി പങ്കു വയ്ക്കാനാകുന്ന ശ്രീ ഗുരുനാനക് ദേവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട് എന്നാൽ അതിന് മൻ കീ ബാതിന്റെ പല എപ്പിസോഡുകൾ വേണ്ടി വരും
അദ്ദേഹം എന്നും സേവനത്തെ സർവ്വോപരിയായി കണ്ടു
നിസ്വാർഥമായി ചെയ്ത സേവനത്തിന് വിലമതിക്കാനാവില്ലെന്ന് ഗുരുനാനക് ദേവ് കരുതിയിരുന്നു
അദ്ദേഹം തൊട്ടുകൂടായ്മ പോലെയുള്ള പല തിന്മകൾക്കുമെതിരെ ഉറച്ചു നിന്നു
ശ്രീ ഗുരുനാനക് ദേവ്ജി തന്റെ സന്ദേശം ലോകത്ത് ദൂരെ ദൂരെ എത്തിച്ചു
അദ്ദേഹം അക്കാലത്ത് ഏറ്റവുമധികം യാത്ര ചെയ്യുന്ന ആളായിരുന്നു
പല സ്ഥലങ്ങളിൽ പോയി പോയിടത്തെല്ലാം തന്റെ ലാളിത്യവും വിനയവും സാധാരണക്കാരനെപ്പോലുള്ള പെരുമാറ്റവും കൊണ്ട് എല്ലാവരുടെയും മനം കവർന്നു
ഗുരുനാനക് ദേവ് ജീ നടത്തിയ മഹത്തായ ധാർമ്മിക യാത്രകളെ ഉദാസി എന്നാണ് പറയപ്പെടുന്നത്
സന്മനോഭാവത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശവുമായി അദ്ദേഹം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറു ദിക്കുകളിലേക്ക് പോയി എല്ലായിടത്തും ജനങ്ങളെയും സന്യാസികളെയും ഋഷിമാരെയും നേരിട്ടു കണ്ടു
അസമിലെ സുപ്രസിദ്ധനായ സന്ത് ശങ്കർദേവും ഇദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടതായി കരുതപ്പെടുന്നു
അദ്ദേഹം പുണ്യഭൂമിയായ ഹരിദ്വാറിലേക്കു പോയി
കാശിയിലെ ഗുരുബാഗ ഗുരുദ്വാര എന്ന പവിത്ര സ്ഥലത്തെക്കുറിച്ചു പറയുന്നത് ശ്രീ ഗുരുനാനക് ദേവ്ജി അവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ്
ബുദ്ധമതവുമായി ബന്ധപ്പെട്ട രാജ്ഗീർ ഗയ പോലുള്ള പുണ്യസ്ഥലങ്ങളിലും പോയി
ദക്ഷിണേന്ത്യയിൽ ശ്രീ ഗുരുനാനക് ദേവ് ജി ശ്രീലങ്കയോളം പോയിട്ടുണ്ട്
കർണാടകത്തിൽ ബീദറിലേക്കുള്ള യാത്രയിൽ ഗുരുനാനക് ദേവ്ജി അവിടത്തെ വെള്ളത്തിന്റെ പ്രശ്നത്തിനു പരിഹാരം കാണുകയുണ്ടായി
ബീദറിൽ ഗുരുനാനക് ജീരാ സാഹബ് എന്നു പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്
അത് ഗുരുനാനക് ദേവ്ജിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്
ഇതുപോലുള്ള ഒരു യാത്രയ്ക്കിടയിൽ ഗുരുനാനക്ജി ഉത്തരഭാരത്തിൽ കശ്മീരിലും ചുറ്റുപാടുകളിലും യാത്ര ചെയ്യുകയുണ്ടായി
ഇതിലൂടെ സിഖ് അനുയായികളും കശ്മീരും തമ്മിൽ വളരെ ശക്തമായ ബന്ധം സ്ഥാപിതമായി
ഗുരുനാനക് ദേവ്ജി തിബത്തിലും പോവുകയുണ്ടായി
അവിടത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഗുരുവായി കണക്കാക്കി
അദ്ദേഹം പോയിട്ടുള്ള ഉസ്ബെകിസ്ഥാനിലും അദ്ദേഹം പൂജനീയനാണ്
യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഇസ്ലാമിക രാജ്യങ്ങളിലും പോയിട്ടുണ്ട്
അക്കൂട്ടത്തിൽ സൌദി അറേബ്യ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്നു
അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചു അവർ തികഞ്ഞ ആദരവോടെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ചു ഇന്നും അനുസരിക്കുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഏകദേശം 85 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ദില്ലി വഴി അമൃത്സറിലേക്കുപോയി
അവിടെ അവർ അമൃത്സറിലെ സുവർണ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തി
ഗുരുനാനക് ദേവ്ജിയുടെ 550ാം ജന്മവാർഷികം പ്രമാണിച്ചായിരുന്നു ഇത്
അവിടെ ഈ നയതന്ത്ര പ്രതിനിനിധികൾക്ക് സുവർണ്ണക്ഷേത്ര സന്ദർശനത്തിനൊപ്പം സിഖ് പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അറിയാനുള്ള അവസരവും ലഭിച്ചു
അതിനുശേഷം പല അംബാസഡർമാരും അവിടത്തെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു
വളരെ അഭിമാനത്തോടെ നല്ല അനുഭവങ്ങളെക്കുറിച്ച് എഴുതി
ഗുരുനാനക് ദേവ്ജിയുടെ 550ാം ജന്മവാർഷികം അദ്ദേഹത്തിന്റെ ചിന്താഗതികളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ കൂടുതൽ പ്രേരണയാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
ഒരിക്കൽ കൂടി നമ്രശിരസ്കനായി ഗുരുനാനക്ദേവ്ജിയെ നമിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ഒക്ടോബർ 31 നിങ്ങൾക്കേവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
അന്ന് ഈ രാജ്യത്തെ ഐക്യത്തിന്റെ ചരടിൽ കോർത്ത ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭഭായി പട്ടേലിന്റെ ജന്മജയന്തിയാണ്
സർദാർപട്ടേലിന് ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ആശ്ചര്യപ്പെടുത്തുന്ന കഴിവുണ്ടായിരുന്നു അതോടൊപ്പം വൈകാരികമായി അഭിപ്രായവ്യത്യാസമുള്ളവരുമായിപ്പോലും പൊരുത്തപ്പെടുകയും ചെയ്തിരുന്നു
സർദാർ പട്ടേൽ ഓരോ ചെറിയ കാര്യത്തെയും കൂലങ്കഷമായി ആഴത്തിൽ കാണുകയും പഠിക്കുകയും ചെയ്തിരുന്നു
ശരിയായ അർഥത്തിൽ വിശകലനത്തിന്റെ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം
ഇതോടൊപ്പം സംഘടനാശേഷിയിലും മികവു പുലർത്തിയിരുന്നു
പദ്ധതികൾ തയ്യാറാക്കുന്നതിലും യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലും അദ്ദേഹം നൈപുണ്യം നേടിയിരുന്നു
സർദാർ സാഹബിന്റെ പ്രവർത്തനശൈലിയെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പ് എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നു മനസ്സിലാകും
1921 ൽ അഹമ്മദാബാദിൽ കോൺഗ്രസിന്റെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യമെങ്ങും നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പ്രതിനിധികളായി എത്തിയിരുന്നു
മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ട ഉത്തരവാദിത്തം പട്ടേൽജിക്കായിരുന്നു
നഗരത്തിലെ ജലവിതരണസംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം ഈ അവസരം വിനിയോഗിച്ചു
ആർക്കും ജലത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കി
എന്നുമാത്രമല്ല സമ്മേളനസ്ഥലത്ത് ഏതെങ്കിലും പ്രതിനിധിയുടെ എന്തെങ്കിലും സാധനസാമഗ്രി ചെരുപ്പ് തുടങ്ങിയ മോഷണം പോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു
ഇത് മനസ്സിൽ വച്ചുകൊണ്ട് സർദാർ പട്ടേൽ ചെയ്തതെന്തെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
അദ്ദേഹം കർഷകരുമായി ബന്ധപ്പെട്ടു ഖാദി ബാഗുകൾ ഉണ്ടാക്കുവാൻ പറഞ്ഞു
കർഷകർ ബാഗുണ്ടാക്കി പ്രതിനിധികൾക്കു വിറ്റു
ഈ ബാഗുകളിൽ ചെരുപ്പിട്ട് സൂക്ഷിച്ചതുകാരണം പ്രതിനിധികൾക്ക് ചെരുപ്പ് മോഷണം പോകുമെന്ന ഭയം വേണ്ടാതായി
മറുവശത്ത് ഖാദി വില്പനയിലും വളരെ വർധനവുണ്ടായി
ഭരണഘടനാ നിർമ്മാണ സഭയിൽ എടുത്തുപറയാവുന്ന പങ്കു നിർവ്വഹിച്ചതിൽ നമ്മുടെ രാജ്യം സർദാർ പട്ടേലിനോട് എന്നും കൃതജ്ഞതപ്പെട്ടിരിക്കും
മൌലികാവകാശങ്ങൾ ഉറപ്പാക്കുകയെന്ന മഹത്തായ കാര്യം അദ്ദേഹം ചെയ്തു അതിലൂടെ ജാതിമതാടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള വ്യത്യാസം കാട്ടുന്നതിനുള്ള സാധ്യത ഇല്ലാതെയായി
സുഹൃത്തുക്കളേ നമുക്കറിയാം ഭാരതത്തിന്റെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ സർദ്ദാർ വല്ലഭഭായി പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കുകയെന്ന ഭഗീരഥപ്രയത്നം ചരിത്രം കുറിക്കുന്ന കൃത്യം നിർവ്വഹിച്ചു
എല്ലാത്തിലും നോട്ടമെത്തിക്കുക എന്നത് സർദാർ വല്ലഭഭായിയുടെ വൈശിഷ്ട്യമായിരുന്നു
ഒരു വശത്ത് അദ്ദേഹത്തിന്റെ നോട്ടം ഹൈദരബാദ് ജൂനാഗഢ് മറ്റു നാട്ടു രാജ്യങ്ങളിലുമൊക്കെയായിരുന്നുവെങ്കിൽ മറുവശത്ത് ദൂരെ ലക്ഷദ്വീപിലും കണ്ണുപെടാതിരുന്നില്ല
ഇപ്പോൾ നാം സർദാർ വല്ലഭഭായി പട്ടേലിന്റെ ശ്രമങ്ങളുടെ കാര്യം പറയുമ്പോൾ രാജ്യത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ചു മാത്രമാണ് ചർച്ച ചെയ്യുന്നത്
ലക്ഷദ്വീപിനെപ്പോലെ വളരെ ചെറിയ ഒരിടത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് മഹത്തായിരുന്നു
ഇക്കാര്യം ആളുകൾ ഓർക്കാറില്ല
ലക്ഷദ്വീപ് ചില ദ്വീപുകളൂടെ സമൂഹമാണെന്ന് നിങ്ങൾക്കെല്ലാമറിയാം
ഇത് ഭാരതത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നാണ്
1947 ൽ ഭാരതവിഭജനം കഴിഞ്ഞയുടൻ നമ്മുടെ അയൽക്കാരന്റെ കണ്ണ് ലക്ഷദ്വീപിന്റെ മേൽ പതിഞ്ഞു അവർ ആ രാജ്യത്തിന്റെ പതാകയുമായി അവിടേക്ക് കപ്പലയച്ചു
ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞയുടൻ സർദാർ പട്ടേൽ അല്പവും സമയം കളയാതെ ഉടൻ കടുത്ത നടപടി ആരംഭിച്ചു
അദ്ദേഹം ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ ആർക്കോട്ട് ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നീ സഹോദരന്മാർക്ക് തിരുവിതാകുറിൽ നിന്നുള്ളവരെയും കൂട്ടി ലക്ഷദ്വീപിലെത്താനും അവിടെ ത്രിവർണ്ണ പതാക ഉയർത്താനും നിർദ്ദേശം നല്കി
ലക്ഷദ്വീപിൽ ആദ്യം ത്രിവർണ്ണ പതാക പറക്കണം എന്നദ്ദേഹം ആഗ്രഹിച്ചു
ഒട്ടും വൈകാതെ അവിടെ ത്രിവർണ്ണ പതാക പറത്തപ്പെട്ടു ലക്ഷദ്വീപ് കൈയടക്കാനുള്ള അയൽവാസിയുടെ സ്വപ്നസൌധം നോക്കിനിൽക്കെ നിലംപരിശാക്കപ്പെട്ടു
ഈ സംഭവത്തിനുശേഷം ലക്ഷദ്വീപിന്റെ വികസനത്തിന് ആവശ്യമുള്ള എല്ലാ സഹായവും ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കാൻ സർദാർ പട്ടേൽ മുതലിയാർ സഹോദരന്മാർക്ക് നിർദ്ദേശം നല്കി
ഇന്ന് ലക്ഷദ്വീപ് ഭാരതത്തിന്റെ വികസനത്തിൽ മഹത്തായ പങ്കു വഹിക്കുന്നു
ഇത് വളരെ ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്
നിങ്ങളേവരും ഈ സുന്ദരമായ ദ്വീപുകളും സമുദ്രതീരങ്ങളും സന്ദർശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ 2018 ഒക്ടോബർ 31 ന് സർദാർ പട്ടേലിന്റെ ഓർമ്മയ്ക്കായി ഞാൻ സ്റ്റാച്യൂ ഓഫ് യുണിറ്റി രാജ്യത്തിനും ലോകത്തിനുമായി സമർപ്പിക്കയുണ്ടായി
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണത്
അമേരിക്കയിലുള്ള സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരമുണ്ടിതിന്
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എല്ലാ ഭാരതീയനും അഭിമാനമേകുന്നു
എല്ലാ ഭാരതീയന്റെയും ശിരസ്സ് അഭിമാനത്തോടെ ഉയരുന്നു
ഒരു വർഷത്തിനുള്ളിൽ 26 ലക്ഷത്തിലധികം സന്ദർശകർ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി കാണാനെത്തിയെന്നതിൽ നിങ്ങൾക്കു സന്തോഷമുണ്ടാകും
ഇതിന്റെയർഥം ദിവസേന ശരാശരി എണ്ണായിരത്തിയഞ്ഞൂറു പേർ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയുടെ ഭവ്യത ദർശിച്ചു എന്നാണ്
സർദാർ വല്ലഭഭായി പട്ടേലിനോട് അവരുടെ മനസ്സിലുള്ള കൂറും ആദരവും പ്രകടമാക്കി
ഇപ്പോഴവിടെ കള്ളിമുൾച്ചെടിത്തോട്ടം ചിത്രശലഭോദ്യാനം കാട്ടിലൂടെയാത്ര കുട്ടികളുടെ പോഷകാഹാര പാർക്ക് ഏകതാ നേഴ്സറി തുടങ്ങിയ അനേക ആകർഷണകേന്ദ്രങ്ങൾ കൂടിച്ചേർന്ന് നിരന്തരം വികസിച്ചുവരുന്നു
ഇതിലൂടെ ആ പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ വികസനമുണ്ടാകുന്നുണ്ട് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്
വരുന്ന വിനോദസഞ്ചാരികളുടെ സൌകര്യങ്ങൾ കണക്കാക്കി പല ഗ്രാമീണരും തങ്ങളുടെ വീടുകളിൽ ഹോം സ്റ്റേ സൌകര്യം ഏർപ്പെടുത്തി വരുന്നു
ഹോം സ്റ്റേ സൌകര്യം ലഭ്യമാക്കുന്ന ആളുകൾക്ക് പ്രൊഫഷണൽ പരിശീലനവും ലഭ്യമാക്കപ്പെടുന്നു
അവിടത്തെ ആളുകൾ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയും ആരംഭിച്ചിരിക്കുന്നു
ഇത് അവിടത്തെ ആളുകളുടെ ഉപജീവനത്തിനുള്ള പ്രധാന സ്രോതസ്സായും മാറുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
സുഹൃത്തുക്കളേ രാജ്യത്തിനുവേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വിനോദസഞ്ചാര വ്യവസായത്തിനുവേണ്ടി ഈ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി ഒരു പഠനവിഷയമാകാവുന്നതാണ്
ഒരു വർഷത്തിനുള്ളിൽ ഒരു സ്ഥലം വിശ്വപ്രസിദ്ധമായ പര്യടനകേന്ദ്രമായി വികസിക്കുന്നതെങ്ങനെയെന്നതിന് നാം സാക്ഷിയാണ്
അവിടെ രാജ്യത്തുനിന്നും വിദേശരാജ്യങ്ങളിൽ നിന്നും ആളുകളെത്തുന്നു
യാത്രസൌകര്യങ്ങൾ വാസസ്ഥലങ്ങൾ ഗൈഡുകൾ പരിസ്ഥിതി സൌഹൃദ ഏർപ്പാടുകൾ തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി പല ഏർപ്പാടുകൾ സ്വയമേവ വികസിക്കുകയാണ്
വലിയ സാമ്പത്തിക വികസനമാണ് നടന്നുകൊ ണ്ടിരിക്കന്നത്
സന്ദർശകരുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ ആളുകൾ സൌകര്യങ്ങൾ രൂപപ്പെടുത്തുന്നു
ഗവൺമെന്റും തങ്ങളുടെ പങ്ക് നിർവ്വഹിക്കുന്നുണ്ട്
സുഹൃത്തുക്കളേ കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ ലോകത്തിലെ മഹത്തായ 100 വിനോദസഞ്ചാരകേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിക്ക് മഹത്തായ ഇടം നല്കിയതിൽ അഭിമാനിക്കാത്ത ഏതു ഭാരതീയനാണുണ്ടാവുക നിങ്ങളേവരും നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വച്ച് സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി കാണാൻ പോകുമെനനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്
എന്നാൽ യാത്രയ്ക്കായി സമയം കണ്ടെത്തുന്ന എല്ലാ ഭാരതീയനും കുറഞ്ഞത് 15 വിനോദസഞ്ചാരകേന്ദ്രങ്ങളിലേക്ക് കുടുംബസമേതം പോകണമെന്നും പോകുന്നിടത്ത് രാത്രിയിൽ തങ്ങണമെന്നുമുള്ള എന്റെ അഭ്യർഥന അതേപടി നിലനിൽക്കുന്നു
സുഹൃത്തുക്കളേ നിങ്ങൾക്കറിയാവുന്നതുപോലെ 2014 മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 31 ന് നാം രാഷ്ട്രീയ ഏകതാ ദിനം ആഘോഷിക്കുന്നു
ഈ ദിവസം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷ എന്നിവ എന്തു വിലകൊടുത്തും രക്ഷിക്കണമെന്ന സന്ദേശം നല്കുന്നു
ഒക്ടോബർ 31 ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ റൺ ഫോർ യൂണിറ്റിയും സംഘടിപ്പിക്കുന്നുണ്ട്
ഇതിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ പങ്കെടുക്കും
ഈ രാജ്യം ഒന്നാണ് എന്നതിന്റെ പ്രതീകമാണ് റൺ ഫോർ യൂണിറ്റി എന്നത്
ഒരേ ദിശയിലേക്കു പോകുന്നു ഒരേ ലക്ഷ്യം നേടാനാഗ്രഹിക്കുന്നു
ഒരു ലക്ഷ്യം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം
ദില്ലിയിൽ മാത്രമല്ല ഭാരതത്തിലെ നൂറുകണക്കിന് നഗരങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തലസ്ഥാനങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ചെറിയ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ വലിയ അളവിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നഗരത്തിലെ ജനങ്ങളാണെങ്കിലും ഗ്രാമീണരാണെങ്കിലും കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും വൃദ്ധരാണെങ്കിലും ദിവ്യാംഗരാണെങ്കിലും പങ്കെടുക്കുന്നു എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കണ്ടു വരുന്നത്
അതേപോലെ ഈയിടെ ആളുകൾക്കിടയിൽ മാരത്തോണിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താത്പര്യവും ആവേശവും കണ്ടുവരുന്നു
റൺ ഫോൺ യൂണിറ്റിയും അതിനുള്ള സുന്ദരമായ ഒരു അവസരമാണ്
ഓടുന്നത് മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനുമെല്ലാം ഗുണപ്രദമാണ്
ഇവിടെ ഓട്ടവുമുണ്ട് ഫിറ്റ് ഇന്ത്യാ എന്ന വികാരത്തെ ചരിതാർഥമാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യവുമായും ഇതു കൂടിച്ചേരുന്നു
അതുകൊണ്ട് ശരീരത്തിനു മാത്രമല്ല മനസ്സിനും സാംസ്കാരിക ഭാരതത്തിന്റെ ഐക്യത്തിനും ഭാരതത്തെത പുതിയ ഉയരങ്ങളിലെത്തിക്കാനും
അതുകൊണ്ട് നിങ്ങൾ ഏതു നഗരത്തിലാണു താമസിക്കുന്നതെങ്കിലും അടുത്ത് എവിടെയാണ് റൺ ഫോർ യൂണിറ്റി നടക്കുന്നത് എന്ന് അന്വേഷിക്കാവുന്നതാണ്
അതിനായി ഒരു പോർട്ടൽ തുടങ്ങിട്ടുണ്ട്
in ഈ പോർട്ടലിൽ റൺ ഫോർ യൂണിറ്റി നടക്കുന്ന രാജ്യത്തെ എല്ലാ നഗരങ്ങളെക്കുറിച്ചുമുള്ള വിവരം നല്കിയിട്ടുണ്ട്
ഭാരതത്തിന്റെ ഐക്യത്തിന് സ്വന്തം ഫിറ്റ്നസിന് നിങ്ങളേവരും ഒക്ടോബർ 31 ന് തീർച്ചയായും ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ സർദാർ പട്ടേൽ രാജ്യത്തെ ഐക്യത്തിന്റെ നൂലിൽ കോർത്തു
ഐക്യത്തിന്റെ ഈ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ സംസ്കാരം പോലെയാണ്
ഭാരതത്തെപ്പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് നമുക്ക് എല്ലാ തലത്തിലും എല്ലാ ഇടത്തും എല്ലാ തിരിവിലും എല്ലാ ചുവടിലും ഐക്യത്തിന്റെ ഈ മന്ത്രത്തിന് ബലമേകിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ രാജ്യത്തിന്റെ ഐക്യവും പരസ്പരമുള്ള സന്മനോഭാവവും ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ സമൂഹം എപ്പോഴും വളരെ സജീവവും ജാഗ്രത പുലർത്തുന്നതുമായിരുന്നു
നമുക്കു തന്നെ ചുറ്റുപാടും നോക്കിയാൽ പരസ്പരമുള്ള സന്മനോഭാവം വർധിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പല ഉദാഹരണങ്ങളും കാണാനാകും
എന്നാൽ പലപ്പോഴും സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ സംഭാവനകളും ഓർമ്മയിൽ നിന്ന് വേഗം മാഞ്ഞു പോകുന്നതും പതിവാണ്
സുഹൃത്തുക്കളേ 2010 സെപ്റ്റംബറിൽ രാമജന്മഭൂമിയുടെ കാര്യത്തിൽ അലാഹബാദ് ഹൈക്കോടതി തീരുമാനം പ്രഖ്യാപിച്ചത് എനിക്കോർമ്മയുണ്ട്
ആ ദിനങ്ങളെ ഒന്നോർത്തുനോക്കൂ
എങ്ങനെയുള്ള അന്തരീക്ഷമായിരുന്നു പല തരത്തിലും പെട്ട എത്രയോ ആളുകൾ മൈതാനത്തേക്കിറങ്ങി
ഏതെല്ലാം തരത്തിലുള്ള തത്പരകക്ഷികൾ ചുറ്റുപാടിൽ നിന്ന് തങ്ങളുടേതായ രീതിയിൽ നേട്ടം കൊയ്യാൻ കളികൾ കളിക്കുകയായിരുന്നു അന്തരീക്ഷത്തിന് ചൂടുപകരാൻ ഏതെല്ലാം തരത്തിലുള്ള ഭാഷയാണു സംസാരിച്ചത് വ്യത്യസ്ഥങ്ങളായ സ്വരങ്ങളിൽ എരിവു പകരാനുമുള്ള ശ്രമങ്ങൾ നടന്നു
ചില വാചകക്കസർത്തുകാരും ചില വായാടികളും സ്വയം മഹത്വവത്കരിക്കപ്പെടാൻ വേണ്ടി മാത്രം എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം നിരുത്തരവാദപരമായ കാര്യങ്ങൾ പറഞ്ഞു എന്നു നമുക്കോർമ്മയുണ്ട്
എന്നാൽ അതെല്ലാം അഞ്ചോ ആറോ പത്തോ ദിവസം തുടർന്നു
എന്നാൽ തീരുമാനം വന്നതോടെ ആനന്ദം പകരുന്ന ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റം രാജ്യത്തിന് അനുഭവവേദ്യമായി
ഒരു വശത്ത് രണ്ടാഴ്ചത്തേക്ക് ചൂടുപിടിപ്പിക്കാൻ എല്ലാം നടന്നു പക്ഷേ രാമജന്മഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം വന്നപ്പോൾ ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സംഘടനകൾ പൌരസമൂഹം എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ സന്യാസിമാരും സന്തുകളും വളരെ സന്തുലിതമായ സംയമനത്തോടെയുള്ള പ്രസ്താവനകളിറക്കി
അന്തരീക്ഷത്തിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമം
എന്നാൽ എനിക്ക് ആ ദിനങ്ങൾ കൃത്യമായി ഓർമ്മയുണ്ട്
ആ ദിനങ്ങളെക്കുറിച്ചോർക്കുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നുന്നു
കോടതിയുടെ ഔന്നത്യത്തിന് വളരെ അഭിമാനത്തോടെ ആദരവേകി എവിടെയും സമൂഹത്തെ ചൂടുപിടിപ്പിക്കുന്ന സമ്മർദ്ദം വർധിപ്പിക്കുന്ന അന്തരീക്ഷം രൂപപ്പെടാൻ അനുവദിച്ചില്ല
ഈ കാര്യങ്ങൾ എന്നും ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്
ഇത് നമുക്ക് വളരെ ശക്തി പകരുന്നു
ആ ദിനങ്ങൾ ആ നിമിഷങ്ങൾ നമുക്കേവർക്കും കർത്തവ്യബോധം പകരുന്നു
ഐക്യത്തിന്റെ സ്വരം രാജ്യത്തിന് എത്ര വലിയ ശക്തിയാണു നല്കുന്നതെന്നതിന്റെ ഉദാഹരണമാണിത്
പ്രിയപ്പെട്ട ജനങ്ങളേ ഒക്ടോബർ 31
നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതും ആ ദിനമാണ്
രാജ്യത്തിന് അതൊരു വലിയ ആഘാതമായിരുന്നു
ഞാൻ ഇന്ന് ആ മഹതിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഇന്ന് വീടുവീടാന്തരമുള്ള ഒരു കഥ ദൂരെ ദൂരെ കേൾക്കുന്നുവെങ്കിൽ എല്ലാ ഗ്രാമത്തിന്റെയും ഒരു കഥ കേൾക്കാനാകുന്നെങ്കിൽ വടക്കുമുതൽ തെക്കുവരെ കിഴക്കുമുതൽ പടിഞ്ഞാറുവരെ ഭാരതത്തിലെ എല്ലാ കോണിലും ഒരു കഥ കേൾക്കുന്നുവെങ്കിൽ അത് ശുചിത്വത്തെക്കുറിച്ചാണ്
എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബത്തിനും എല്ലാ ഗ്രാമത്തിനും ശുചിത്വത്തെക്കുറിച്ച് സ്വന്തം സുഖമുള്ള അനുഭവം പറയാൻ പ്രേരണതോന്നും
കാരണം ശുചിത്വത്തിനായുള്ള ഈ ശ്രമം 125 കോടി ഭാരതീയരുടെ ശ്രമമാണ്
അതിന്റെ പരിണതിയുടെ അവകാശികളും 125 കോടി ഭാരതീയർതന്നെയാണ്
എന്നാൽ ഒരു സുഖം പകരുന്ന ആകർഷകമായ അനഭുവവും കൂടിയാണ്
ഞാൻ കേട്ടത് നിങ്ങളെക്കൂടി കേൾപ്പിക്കാൻ തോന്നുന്നു
ലോകത്തിലെ ഏറ്റവുമുയർന്ന യുദ്ധഭൂമി താപമാനം 5060 ഡിഗ്രി മൈനസായ ഇടം
വായുവിൽ ഓക്സിജൻ പേരിനുമാത്രം ഉള്ള ഇടം
ഇത്രയ്ക്കും പ്രതികൂലമായ പരിതഃസ്ഥിതിയിൽ ഇത്രയും വെല്ലുവിളികൾക്കു നടുവിൽ താമസിക്കുകയെന്നതുതന്നെ ഒരു വലിയ സാഹസികമായ കാര്യമാണ്
അങ്ങനെയുള്ള തികച്ചും വിപരീത അന്തരീക്ഷത്തിൽ നമ്മുടെ ധീരജവാന്മാർ നെഞ്ചുവിരിച്ചു നിന്ന് നമ്മുടെ അതിർത്തി കാക്കുന്നുവെന്നു മാത്രമല്ല മറിച്ച് അവിടെ സ്വച്ഛ സിയാചിൻ എന്ന ഒരു പരിപാടിയും നടത്തുന്നു
ഭാരതീയ സൈന്യത്തിന്റെ ഈ പ്രതിബദ്ധതയ്ക്ക് ഞാൻ രാജ്യത്തെ ജനങ്ങൾക്കുവേണ്ടി അവരെ അഭിനന്ദിക്കുന്നു
കൃതജ്ഞത വ്യക്തമാക്കുന്നു
എല്ലാം ദ്രവിച്ചു മണ്ണോടുമണ്ണാകുക അസാധ്യമാക്കും വിധം തണുപ്പാണവിടെ
അങ്ങനെയിരിക്കെ ചപ്പുചവറുകൾ വേർതിക്കുക അത് വേണ്ടവിധം വയ്ക്കുക എന്നതുതന്നെ വളരെ മഹത്തായ കാര്യമാണ്
അപ്പോഴാണ് മഞ്ഞുമലയിലും ചുറ്റുപാടുമുള്ള പ്രദേശത്തുനിന്നുള്ള 130 ടണ്ണിലധികം വരുന്ന ചപ്പുചവറുകൾ നീക്കം ചെയ്യുക എന്ന കാര്യം ചെയ്തത്
അതും അവിടത്തെ ദുർബ്ബലമായ പരിസ്ഥിതിയിൽ എത്ര വലിയ സേവനമാണിത് ഹിമക്കടുവയെപ്പോലുള്ള അപൂർവ്വ ജീവജാലങ്ങളുടെ ആവാസകേന്ദ്രമാണിവിടം
ഇവിടെ ഐബക്സ് ബ്രൌൺ കരടി പോലുള്ള അപൂർവ്വ ങ്ങളായ ജീവികളും വസിക്കുന്നു
നദികളുടെയും നിർമ്മലജലത്തിന്റെയും സ്രോതസ്സാണ് ഈ സിയാചിൻ മഞ്ഞുമലകളെന്ന് നമുക്കറിയാം
അതുകൊണ്ട് ഇവിടെ ശുചിത്വ മുന്നേറ്റം നടത്തുകയെന്നാൽ അതിന്റെ അർഥം താഴ്വാരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ശുദ്ധജലം ഉറപ്പാക്കുക എന്നാണ്
അവർ ന്യൂബ്രാ ശ്യോക് നുബ്ര ഷ്യോക്ക് പോലുള്ള നദികളിലെ ജലം ഉപയോഗിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഉത്സവം നമ്മുടെയേവരുടെയും ചൈതന്യത്തെ ഉണർത്തുന്ന അവസരമാണ്
ദീപാലിക്കാണെങ്കിൽ വിശേഷിച്ചും എന്തെങ്കിലും പുതിയതായി വാങ്ങുക വിപണിയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുക എന്നതൊക്കെ കുടുംബത്തിൽ ഏറിയും കുറഞ്ഞും നടക്കുന്നതാണ്
തദ്ദേശീയമായ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കണമെന്ന് ഞാനൊരിക്കൽ പറയുകയുണ്ടായി
നമുക്കാവശ്യമുള്ള വസ്തുക്കൾ നമ്മുടെ ഗ്രാമത്തിൽത്തന്നെ ലഭിക്കുന്നുവെങ്കിൽ പിന്നെ താലൂക്കിലേക്കു പോകേണ്ട കാര്യമില്ല
താലൂക്കിൽ കിട്ടുമെങ്കിൽ ജില്ലയോളം പോകേണ്ട ആവശ്യമില്ല
തദ്ദേശീയമായ സാധനങ്ങൾ വാങ്ങാൻ നാം എത്രത്തോളം ശ്രമിക്കുമോ അതനുസരിച്ച് ഗാന്ധി 150 സ്വയം ഒരു മഹത്തായ അവസരമായി മാറും
നമ്മുടെ നെയ്ത്തുകാരുടെ കൈകൾ കൊണ്ടു നെയ്തെടുക്കപ്പെട്ട നമ്മുടെ ഖാദി നെയ്ത്തുകാർ രൂപം കൊടുത്ത എന്തെങ്കിലുമൊക്കെ നാം വാങ്ങണം
ഈ ദീപാവലിക്കുമുമ്പുതന്നെ നിങ്ങൾ വളരെയധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാകാം എങ്കിലും ദീപാവലിക്കുശേഷം പോയാൽ സാധനങ്ങൾ വില കുറച്ചു കിട്ടുമെന്നു വിചാരിക്കുന്നവരുെ ഉണ്ടാകും
അതുകൊണ്ട് വാങ്ങലുകൾ ബാക്കി വച്ചിട്ടുള്ള പലരുമുണ്ടാകും
ദീപാവലിയുടെ ശുഭാശംസകൾക്കൊപ്പം തദ്ദേശീയമായ സാധനങ്ങൾ വാങ്ങണേ എന്നു ഞാൻ നിങ്ങളോടഭ്യർതിക്കുന്നു
നോക്കൂ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് നമുക്കും എത്ര മഹത്തായ പങ്കു വഹിക്കാനാകുമെന്നു കാണാം
ഞാൻ ഒരിക്കൽ കൂടി ഈ ദീപാവലിയുടെ പാവനമുഹൂർത്തത്തിൽ നങ്ങൾക്ക് വളരെ വളരെ ശുഭാശംസകൾ നേരുന്നു
ദീപാവലിക്ക് നാം പല തരത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട്
എന്നാൽ ചിലപ്പോൾ അശ്രദ്ധ കാരണം തീപിടുത്തമുണ്ടാകുന്നു
പൊള്ളലുകളുമുണ്ടാകാം
സ്വയം നിയന്ത്രിക്കൂ ഉത്സവം ഉത്സാഹത്തോടെ ആഘോഷിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളേവരോടുമുള്ള അഭ്യർഥന
അനേകം ശുഭാശംസകൾ
വളരെ വളരെ നന്ദി